ഹലോ

നമ്മുക്കപ്പം ഒരു മലയാള പടം എടുക്കാം. നല്ലൊരു മലയാള പടം എടുക്കാം. ഏർ ടോവിനോന്‍റെ ചി

നല്ലൊരു എന്റേർട്രയിനേർ ആണ്. ഓസ്കാര്‍ കിട്ടിയിട്ടുണ്ട്.

നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള പടമാണ്. എന്നാ? start

ആഹ് അതില് ഒരു സ്ഥലം. ആ സ്ഥലമേതാ? ഒരു ഒരു ഒരു വേറിട്ട പോലത്തെ ഒരു സ്ഥലാ. നോട്ട്ബുക്കിലില്ലേ ഇതില് വായിക്കില്ലേ ബാലരമയ്ക്ക് അകത്തൊക്കെ പറയാ.

അതേപോലെ ഒരു സ്ഥലത്ത് ഒരു പണ്ട്

ആഹ് അത് തന്നെ കുറുക്കമ്മൂല. പണ്ടത്തെ

മിന്നല്‍ പേര് ജയ്സണ്‍ ജയ്സണ്‍ ആഹ് അതിനകത്ത്ന്ന് പറഞ്ഞാ ഒരുഫണ്ണി ഒരു അടിപൊളി ഒരു ക്യാരക്ടര്‍ ഏർ അന്നാട്ടിലെ ആണ്. പുള്ളിക്കാരന്‍ യു കെ യിലേക്ക് അമേരിക്കയിലേക്കോ പൊറത്ത് പോകാന്‍ നിക്കയാണ്‌ അപ്ലൈ ഒക്കെ ചെയ്തിട്ട്

ഫോട്ടോ എടുക്കുകയാണ് എന്തിനു ആഡ് കൊടുക്കാന്‍ വേണ്ടി.

അങ്ങനെ അതിനാന്ന്‍ തോന്നുന്നു ഫോട്ടോ എടുക്കുന്നുണ്ട്.

അപ്പം ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് പുള്ളിക്കാരന്‍ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. സമയായി. എനിക്കെന്‍റെ പെണ്ണ് കാണാന്‍ പോണംന്ന്. ഓ, ഒ ഓ എന്നിട്ട് ചിരിച്ചോണ്ട് ഒരു പോക്കുണ്ട്.

നേരെ ഒരു വള്ളത്തില്‍ കയറുന്നു.

എന്നിട്ട് ഒരു കളര്‍ഫുള്‍ ഡ്രസ്സ്‌ ഒക്കെ ഇട്ടു

നേരെ കേറിചെല്ലുന്നു. അവിടത്തന്നെ ഒരു പെണ്ണുണ്ട്. പോലീസുകാരന്‍റെ മോള്.